ഒരു വലിയ കെട്ടിടമുണ്ട് ലൈനുകൾ ഉണ്ട്.

ഇത് മനോഹരമായ ഒരു പ്രകൃതിയാണ് ഇത് നിറയെ പച്ചപ്പുകൾ ഉണ്ട്.

പീടികയിൽ തട്ടുതട്ടുകളായി വെച്ചിട്ടുണ്ട് പുറത്തു വലിയ സഞ്ചി കെട്ടുകളായി--

മൂന്ന് ആളുകൾ ബേക്കറി പീടിയയുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്.

കുറേ ആളുകൾ ഇത് കാണാനായി വന്നിട്ടുണ്ട്.

ഇത് വലിയ ഒരു ഡ്രസ്സ് ഷോപ്പ് ആണ് ഇതിൽ ധാരാളം ഭംഗിയുള്ള--

പലതരം ഡ്രസ്സുകൾ തൂക്കി വെച്ചിട്ടുണ്ട് കുറേ ഡ്രസ്സുകൾ അട്ടിയായി മടക്കി വെച്ചിട്ടുണ്ട്.

ഇത് ഒരു ഗ്ലോബൽ കോളേജ് ആണ് ഇത് അഞ്ച് ഫ്ലോറുകളാണുള്ളത് അതിനപ്പുറത്ത് കൊറേ ചെറിയ കെട്ടിടങ്ങൾ ഉണ്ട്.

ഒരു ഫാൻ ഉണ്ട് ഒരു ടിവി ഉണ്ട്.

മരങ്ങൾ ഉണ്ട് പുല്ലുകൾ ഉണ്ട് നിറയെ ആളുകൾ--

ഇവിടെ നിറയെ പച്ചക്കറികൾ നിരത്തി വച്ചിട്ടുണ്ട്.